ആഹ് കച്ചവടം കച്ചവടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ജോലിയെക്കാളും ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് കച്ചവടം എന്ന് പറയുന്നത്

എന്നിരുന്നാലും കച്ചവടം തന്നെയാണ് നമുക്ക് ജോലിയെക്കാളും പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖല കച്ചവടം പലതരത്തിലുണ്ട് ആഹ് കച്ചവടം ഇപ്പൊ സാധനങ്ങൾ മേടിച്ചു ഇടനിലക്കാരനായിട്ടു വിൽക്കുന്ന കച്ചവടമുണ്ട് പിന്നെ നമ്മൾ ആവശ്യമുള്ള കുറെ സേവനങ്ങൾ കൊടുക്കുന്ന കച്ചവടമുണ്ട് അങ്ങനെ പലതരം കച്ചവടങ്ങളുണ്ട് ഓരോന്നിനും അതിന്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടുതലും കച്ചവടം ചെയ്യാൻ തന്നെയാണ് താല്പര്യം കാരണം ഇതുതന്നെയാണ് കൂടുതൽ പണം സമ്പാദിക്കാനും അതുപോലെ തന്നെ സ്വന്തം കാലിൽ ഒരാളുടെ കീഴിലും ജോലി ചെയ്യാതെ സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണല്ലോ കച്ചവടം പിന്നെ ജോലി എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു പ്രശ്‌നം എന്താണെന്നു പറഞ്ഞാൽ നമുക്കൊരു വളർച്ച എന്ന് പറയുന്നത് ചെറിയ തോതിലായിരിക്കും നമുക്ക് വളർച്ച ഉണ്ടാവുക പക്ഷെ കച്ചവടം അങ്ങനെയെല്ലാ ആദ്യത്തെ ഒന്ന് രണ്ടു വര്ഷം നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കച്ചവടത്തിന്

അപ്പൊ അതാണ് കച്ചവടത്തിന്റെ ഗുണം ഒരു പതിനഞ്ചു വര്ഷം കച്ചവടം ചെയ്ത ഒരാളും പതിനഞ്ചു വർഷം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഒരാളെയും സാമ്പത്തിക സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ കച്ചവടം ചെയ്ത ആൾ തന്നെ ആയിരിക്കും മുന്നിൽ അതുകൊണ്ട് തന്നെയാണ് എനിക്കും കച്ചവടം കൂടുതൽ താല്പര്യം കാണിക്കുന്നത്

പക്ഷെ ആ ഒരു മേഖലയിലോട്ട് ഇപ്പം കേരളം പോലുള്ള നാട്ടില് കച്ചവടത്തിന് ഇറങ്ങാനുള്ള ആളുകളുടെ ഒരു തോത് കുറവാണു കാരണം കൂടുതൽ ആളുകളും ജോലി എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് ഒതുങ്ങി പോവുന്ന ഒരു സമ്പ്രദായമാണ് നാട്ടിൽ ഉള്ളത് കച്ചവടം ചെയ്യുന്ന ആളുകൾ നാട്ടിൽ ഉണ്ടെങ്കിലും കൂടുതലും ജോലിക്കാരാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് വിദേശ നാടുകളിൽ കൂടുതലും കച്ചവടക്കാരാണ് ഉള്ളത് അതുകൊണ്ട് തന്ന അവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെത്തന്നെ നമ്മളെക്കാൾ മുന്നോട്ടാണ് ഇനി വിദേശ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണല്ലോ കാരണം ആഫ്രിക്കയിൽ തന്നെ ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ടുള ഒരുപാട് ആളുകൾ ഉണ്ട് സാമ്പത്തികമായി വളര്ന്ന അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അടിസ്ഥാനം ഈ കച്ചവടം തന്നെയാണ് ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് . ഇന്ത്യൻ സാമ്പത്തിക കാര്യങ്ങളും ആഹ് ഒരുപാട് തീരുമാനിക്കുന്നത് കച്ചവടം തന്നെയാണ് അതാണ് കച്ചവടത്തിൻറെ പ്രാധാന്യം ഇപ്പം ഹരി പറഞ്ഞത് അത് അല്ലെങ്കിൽ എനിക്ക് കുറച്ചു കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഉള്ളത് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നമ്മുടെ സാമ്പത്തിക മേഖലയിലെ ഒരു പ്രധാന ഇടപെടൽ തന്നെയാണ് കച്ചവടം എന്ന് പറയുന്നത് ഇപ്പം പന്ദനത്തെ കാലം മുതൽ അല്ലെങ്കിൽ പുരാതന കാലം മുതൽ നമ്മള് മനുഷ്യൻ എന്ന രീതി ഈ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം നടത്തിയുണ്ട്

എന്തെങ്കിലും കൊടുത്തു വേറൊരു കാര്യം വാങ്ങുക അതും കച്ചവടം തന്നെയാണ് അപ്പം ഇതുപോലെയുള്ള എല്ലാ തരത്തിലുമുള്ള പണ്ടത്തെ കാലം മുതലേ ഈ ഒരു കച്ചവടം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഇവിടെ നിലനിന്നിരുന്നു പിന്നെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതലായിട്ടു ഇപ്പോൾ മെച്ചപ്പെട്ടു വരുന്നത് ഈ കച്ചവടക്കാര് തന്നെയാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഹരി പറഞ്ഞ അതെ കാര്യം നമ്മൾ ഇപ്പം ഒരു പത്തിരുപത് വര്ഷം അല്ലെങ്കിൽ ഒരു പതിനഞ്ചു ഇരുപത് വര്ഷം ജോലി ചെയ്യുകയാണ് ഒരു ഏതെങ്കിലും ഒരു വ്യാപാരമേഖലയിലോ അല്ലെങ്കിൽ വ്യാപാര ഒരു ഇതിലോ ജോലി ചെയ്യുകയാണ് ഈ ജോലിയിൽ നിന്നും എന്ന് പറയുന്നത് നമ്മൾക്ക് തികയാറില്ല എന്നാൽ നേരെമറിച്ചു ഇപ്പൊ ഒരു കച്ചവടം നടത്തി നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നല്ല രീതിയിൽ നമുക്കും നമ്മുടേതായിട്ടുള്ള ഒരു ജീവിതത്തിലെ കുറച്ചുകൂടി ഒരു എന്താ പറയുന്നത് ഒരു ഉയർച്ച ഈ കച്ചവടം എന്ന് പറയുന്ന കാര്യം കൊണ്ട് ലഭിക്കും അപ്പൊ കച്ചവടത്തിന് അതിന്റേതായിട്ടുള്ള ദൂഷ്യഫലങ്ങളുണ്ട് അതുപോലെതന്നെ അതുകൊണ്ട് മെച്ചപ്പെടുന്ന ആളുകളുടെ ഇഷ്ടംപോലെയാ അതിന്റെ ദൂഷ്യഫലങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇപ്പൊ ആഹ് എപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ അധ്യാപകരും പലരും പറയുന്ന ഒരു കാര്യമുണ്ട് നിനക്ക് ഒരു പഠിത്തം നിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം നീ പഠിച്ചു ഒരു നല്ല മാർക്ക് കിട്ടി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു നിന്റെ കയ്യിൽ ഒരു കടലാസ് ഉണ്ടെങ്കിൽ നിനക്ക് എവിടെയും ലോകം നിന്നെ ആദരിക്കും ലോകം നിന്നെ ബഹുമാനിക്കും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പം ഈ കച്ചവടം എന്ന് പറയുന്ന കാര്യത്തില് നമുക്ക് എപ്പോഴും ഒരു അതിൽനിന്ന് നമുക്ക് ഒരു എന്താ ഒരു കറക്ട് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു ഏറ്റവും പൂർണതയിലേക്ക് നമുക്ക് എത്താൻ ഒരിക്കലും സാധിക്കില്ല എല്ലാ മനുഷ്യർക്കും എളുപ്പത്തിൽ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കച്ചവടം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ കച്ചവടത്തിന് അതിന്റെതായിട്ടുള്ള ദൂഷ്യഫലങ്ങളും ഉണ്ട് അതുപോലെതന്നെ പെട്ടെന്ന് തന്നെ പൈസ സമ്പാദിക്കാൻ സമ്പാദിക്കാനും അല്ലെങ്കിൽ നല്ലൊരു ജീവിതം നയിക്കാനും കച്ചവടം അതിന്റേതായിട്ടുള്ള തരത്തിലുള്ള ഒരു എളുപ്പവഴി തന്നെയാണെന്ന് നമുക്ക്‌ പറയാം ഇനി ഇതിനകത്തെ കുറിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ യുവതലമുറ അല്ലെങ്കിൽ നമ്മുടെ ഈയൊരു തലമുറയിൽ കച്ചവടം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒക്കെ കൂടുതലായി വന്നു തുടങ്ങുന്നുണ്ട് കാരണം ഇപ്പം എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ നല്ല രീതിയിൽ പോയി നമ്മുടെ മാതാപിതാക്കളെ സഹായിക്കുകയും അല്ലെങ്കിൽ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ നമ്മയുടേതായിട്ടുള്ള ഒരു സ്വന്തം കാലിൽ നിന്ന് പണം സമ്പാദിക്കുകയും പഠിത്തത്തോടൊപ്പം തന്നെ സ്വന്തം കാലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാനുള്ള ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു എളുപ്പ മാർഗ്ഗമാണ് ഈ കച്ചവടം എന്ന് പറയുന്ന രീതിയിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ളത് അപ്പൊ കച്ചവടവും ജോലിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു

ഒരു രണ്ടാം തരാം വരുമാനത്തെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്ന സമയമാണ് അപ്പൊ അപ്പൊ കച്ചവടത്തെപ്പറ്റി ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്

ഒരു ജോലി മാത്രം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന ഒരു ഇതിലൊട്ടു നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ അതുതന്നെ ഒരുദാഹരണമാണ് കാരണം ജോലിയെക്കാൾ വലുതാണ് കച്ചവടം ജോലികൊണ്ട് മാത്രം ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഇപ്പറഞ്ഞതുപോലെ വലിയ ശമ്പളമുള്ള ഉദ്യോഗങ്ങൾക്ക് മാത്രമേ നടക്കുകയുള്ളൂ ഇന്നത്തെ കാലത്തു സാധനങ്ങളുടെ വിലയും കാര്യങ്ങളും കൂടുന്നതിനനുസരിച്ചു ജീവിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും കൂടിവരികയാണ് അതുകൊണ്ട് തന്നെയാണ് കച്ചവടം തന്നെയാണ് ഇപ്പോഴും നമുക്ക് ആ ഒരു ജീവിതം വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോവാനുള്ള ഒരു ഇത് നമുക്ക് നൽകുന്നത് അത് കൂടുതൽ ആളുകൾക്ക് മനസ്സിലാക്കിയത് ആ ഒരു കൊറോണ എന്ന കാലഘട്ടത്തിലാണ്

അതുകൊണ്ട് തന്നെ ഓഹരി വിപണിയിലും മറ്റും ആളുകൾ ഒരു കുതിച്ചു കയറ്റമാണ് ആഹ് ഒരു ഇപ്പറഞ്ഞപോലെ മറ്റു വരുമാനം കണ്ടെത്താനുള്ള പ്രയത്നത്തിലാണ് ആളുകൾ എന്റെ വീട്ടിലെ കാര്യം എടുത്തുകഴിഞ്ഞാലും അതിനെപ്പറ്റി ആലോചിച്ചു തുടങ്ങുന്നത് നമ്മുടെയെല്ലാം ജോലി തടസ്സപ്പെട്ടുപോയ സാഹചര്യത്തിലാണ് അപ്പൊ വീട്ടില് പണിയില്ലാത്ത സമയങ്ങളിൽ ചില സ്ഥാപങ്ങൾ അവർക്ക് പകുതി പൈസ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് കൊണ്ട് തന്നെ അതുകൊണ്ടൊന്നും ആവുന്നില്ല വീട്ടിലെ കാര്യം നോക്കാനും മറ്റു കുട്ടികളുടെ കാര്യം നോക്കാനും

അന്ന് പതിനായിരം കിട്ടിയെന്നു പറഞ്ഞു ഇന്ന് പതിനായിരം ഒന്നും അല്ല അപ്പൊ അതൊക്കെ നമ്മക്ക് കച്ചവടം പോലത്തെ സാധനത്തിൽ നിന്നാണ് കിട്ടുക അതെ ഇപ്പം ഹരി പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു മറ്റൊരു കാര്യം ഈ കച്ചവടം എന്ന് പറയുന്ന കാര്യത്തിൽ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ കയ്യിൽ ഇപ്പം ഒരു രൂപ പോലും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഒരു ഊർജ്ജം ഉൾക്കൊണ്ടു കൊണ്ട് നമുക്ക് ഓരോരോ തരത്തിലുള്ള കച്ചവടത്തിൽ ഏർപ്പെടാവുന്നതാണ് അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കഴിവ് ഇപ്പം എന്താ ഒരു നമ്മൾ ഇപ്പോൾ വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒരു പടം വരച്ചു അത് മറ്റൊരാൾക്ക് കൊടുത്തു അതിന്റേതായിട്ടുള്ള ഒരു പൈസ നമുക്ക് നേടാവുന്നതാണ്

നമുക്ക് ഇപ്പോൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും പറഞ്ഞുകൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ അങ്ങനെ ഈ കച്ചവടം എന്ന് പറയുന്ന ഒരു കാര്യത്തോട് ഓരോ കാര്യത്തിലുള്ള നമ്മുടേതായിട്ടുമുള്ള ഒരു രീതിയിലും നമുക്ക് ഇതെല്ലാം ചെയ്യാവുന്നതാണ് ഇതിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കയ്യിൽ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും നമ്മുടെ കാരണവന്മാർ പറയും കയ്യിൽ പൈസ വേണം മോനെ എന്ന് നിനക്ക് പൈസ വേണം നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ എവിടെ പോയാലും കയ്യിൽ പൈസ ഉണ്ടോ നിന്റെ പോക്കറ്റിൽ പൈസ ഉണ്ടോ എന്ന് നോക്കു എന്ന് പറയാറുണ്ട് പക്ഷെ നമ്മൾ ഇപ്പോൾ ഒരു കച്ചവടം നടത്തുമ്പോൾ നമുക്ക് ആ ഒരു പേടി വേണ്ട അല്ലെങ്കിൽ ഇതിൽ ഈ കച്ചവടത്തിന്റെ ഏറ്റവും ഒരു ഇതായിട്ടുള്ള കാര്യം പറയുന്നത് ലാഭം ഉണ്ടാക്കുക അപ്പോൾ ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇപ്പോൾ എന്താ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക ഒരു

അപ്പൊ ഇതിലൊക്കെ എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത് ഈയൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഒരു രൂപപോലും നമ്മുടെ നമുക്ക് ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ ഒരു രൂപ പോലും നമ്മുടേതായ രീതിയിൽ വെക്കാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു തരത്തിലുള്ള ഇതുപോലെത്തെയുള്ള എന്ത് കാര്യമാണെങ്കിലും നമുക്ക് വികസിപ്പിച്ചു എടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തു തന്നെ നമ്മുടേതായിട്ടുള രീതിയിൽ തന്നെ മറ്റൊരു പുറം രാജ്യത്തിൻറെ ഇപ്പം എന്താ പറയാ വലിയ വ്യാപാര വ്യവസ്ഥയിൽ നിന്ന് ജോലി ചെയ്യാതെ തന്നെ നമ്മുടെ രാജ്യത്തു സ്വന്തം രാജ്യത്തു എന്തെങ്കിലും ഒരു സ്വന്തം വരുമാനം നേടുകയും അതുവഴി നമ്മുടെ ജീവിത ശൈലി അല്ലെങ്കിൽ ജീവിതം തന്നെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കച്ചവടം എന്ന് എനിക്ക് പിന്നേം പറയാനുള്ളത് ആഹ് അപ്പൊ എനിക്കും അതേപോലെ ഭാവിയിൽ ജോലി എന്തെങ്കിലും നോക്കണം ഇപ്പോൾ തുടക്കത്തിൽ നമ്മക്ക് ഒരു കച്ചവടം എന്ന് പറഞ്ഞു ഇറങ്ങാനുള്ള ഒരു സാമ്പത്തിക അടിത്തറ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആദ്യം കാലഘട്ടത്തിൽ എന്തായാലും ഒരു ജോലി എന്ന് പറഞ്ഞു ഇറങ്ങും

ഞാൻ ഓഹരി വിപണിയിലും കുറച്ചു നാൾ ഉണ്ടായിരുന്നു. അത് മുന്നോട്ട് കൊണ്ടുപോവണമെന്ന് ആഗ്രഹമുണ്ട്

ഒരു ജോലി കൊണ്ട് മാത്രം ഈയൊരു കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല അതുപോലെ തന്നെ എന്റെ ഒരു മനസികമായിട്ട് ഒരുപാട് കച്ചവടത്തിനോട് ബന്ധമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ചെയ്യാതിരിക്കില്ല കുറച്ചു കാലം കഴിഞ്ഞിട്ട് എന്തായാലും കച്ചവടം ചെയ്യണമെന്നാണ് ആഗ്രഹം

ഇപ്പൊ നമ്മുടെ രാജ്യത്തു ഞാൻ ഒരു ഉപസംഹരിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ പുറത്തു നിന്നുള്ള കുറെ അധിനിവേശം ഉണ്ടായി നമ്മുടെ രാജ്യത്തു പറങ്കികൾ വന്നു നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഇംഗ്ലീഷുകാർ അങ്ങേ എല്ലാ ആളുകളും നമ്മുടെ രാജ്യത്ത് വരികയും

കാര്യം നിങ്ങളെ പരിചയപ്പെടുത്താം പകരം നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് തരും അവിടെ പൈസ എന്ന് പറയുന്ന ഒരു വിനിമയം അവിടെ വരുന്നില്ല നമ്മുടെ കയ്യിലുള്ള സാധനം നമ്മൾ കൊടുക്കുകയും അവരുടേതായ സാധനം അവർ നമ്മൾക്ക് തരികയും ചെയ്യുന്നു അങ്ങനെ വന്നതാണ് കശുവണ്ടി ആയാലും അതുപോലെതന്നെ റബ്ബർ ആയാലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പം പുറത്തു നിന്നുള്ള ആൾക്കാർ നമുക്ക് തന്ന കുറെ ഇതുപോലത്തെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം ഇവിടെ കച്ചവടം എന്ന് പറയുന്ന ആൾ ഇപ്പം മനുഷ്യന്റെ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയും മനുഷ്യൻ എന്നാണ് ജനിച്ചത് എന്നു നമ്മൾക്ക് അറിയത്തില്ല അപ്പോൾ ഇതിനൊക്കെ ചരിത്രപരമായ പ്രാധാന്യം ഉണ്ട് അപ്പോൾ മനുഷ്യന്മാരുടെ ഇടയിൽ വന്നുപോയിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്ന നൂറ്റാണ്ട് മുതൽ ഇന്നും നിലനിൽക്കുന്ന വ്യവസ്ഥയാണ് കച്ചവടം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ തുല്യ വേതനം എന്നൊക്കെ പറയുന്ന രാജ്യത്ത് വളരെ നല്ല വേതനം നൽകണമെന്ന് അല്ലെങ്കിൽ ഏറ്റവും നല്ല വേതനം നൽകണമെന്ന് പറയുമ്പോഴും

ഇപ്പം നമ്മുടെ ഒരു ശമ്പളം ആയിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും അവിടെ ഊഹിക്കാനില്ല എന്നാൽ നമ്മൾ ഇപ്പോൾ ഒരു കച്ചവടം നടത്തുകയാണ് കച്ചവടം നടത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിന്റേതായിട്ടുള്ള ഒരു ആ ഒരു കാര്യം ഇല്ല അല്ലെങ്കിൽ എത്രത്തോളമാണ് നമുക്ക് ലഭിക്കുക അല്ലെങ്കിൽ എവിടേം വരെയാണ് നമുക്ക് അതിൽ ഒരു കാര്യവും ഇല്ല അങ്ങനെയുള്ള ഒരു ഒരു നമുക്ക് ബാർ അവിടെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ കച്ചവടം എന്നും നല്ലതാണ് നമ്മുടെ യുവാക്കളെല്ലാം കച്ചവടത്തിൽ ഇറങ്ങട്ടെ എന്നാണ് എനിക്ക് അതിൽ പറയാനുള്ളത് നന്ദി